മനസ്സ് പറയുന്നത് 2
0 ഏഴാം ലക്കം
പ്രിയപ്പെട്ട ജനങ്ങളേ നിങ്ങൾക്കു നമസ്കാരം
2019 വിട പറയാനുള്ള നിമിഷങ്ങൾ നമ്മുടെ മുന്നിലെത്തിയിരിക്കയാണ്
മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ 2019 വിട പറയുമ്പോൾ നാം 2020 ലേക്ക് മാത്രമല്ല പ്രവേശിക്കുന്നത് പുതിയ വർഷത്തിലേക്കും പുതിയ ദശകത്തിേലക്കും 21ാം നൂറ്റാണ്ടിന്റെ മൂന്നാമത്തെ ദശകത്തിലേക്കുമാണ് പ്രവേശിക്കുന്നത്
എല്ലാ ദേശവാസികൾക്കും 2020 നല്ല വർഷമായിരിക്കാനുള്ള ശുഭാശംസകൾ നേരുന്നു
ഈ ദശകത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ് രാജ്യത്തിന്റെ വികസനത്തിന് 21ാം നൂറ്റാണ്ടിൽ പിറന്നവർ ഈ നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടു വളർന്നവർ സജീവമായ പങ്കു നിർവ്വഹിക്കും
ഈ യുവാക്ക പല പല വാക്കുകൾ കൊണ്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്
ചിലർ അവരെ മില്ലനിയൽസ് എന്നു പറയുന്നു ചിലർ അവരെ ജനറേഷൻ ഇസഡ് അഥവാ ജൻ ഇസഡ് എന്നും പറയുന്നു
വ്യാപകമായ രീതിയിൽ ഒരു കാര്യം ആളുകളുടെ ബുദ്ധിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയ ജനറേഷൻ ആണ് ഇത് എന്നുള്ളതാണ്
നമ്മുടെ ഈ തലമുറ വളരെയധികം പ്രതിഭാശാലികളുടെ തലമുറയാണെന്ന് നമുക്ക് മനസ്സിലാകും
പുതിയതായി ചിലതു ചെയ്യാനുള്ള വേറിട്ടതു ചെയ്യാനുള്ള സ്വപ്നമാണവർക്കുള്ളത്
അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്
വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ വിശേഷിച്ചും ഭാരതത്തെ കുറിച്ചു പറയാനാഗ്രഹിക്കുന്നത് ഇവർ വ്യവസ്ഥിതിയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്
ഇത്ര മാത്രമല്ല ഇവർ വ്യവസ്ഥിതിയെ പിന്തുടരാനാഗ്രഹിക്കുന്നു
ചിലപ്പോഴൊക്കെ വ്യവസ്ഥിതി ഉചിതമായ രീതിയിൽ പ്രതികരിക്കാതിരുന്നാൽ അവർ അസ്വസ്ഥരാകുന്നു ധൈര്യപൂർവ്വം വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുന്നു
ഇത് നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്
നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് അരാജകത്വത്തോട് വെറുപ്പാണ്്
കുത്തഴിഞ്ഞ വ്യവസ്ഥിതിയോട് അസ്ഥിരതയോട് ഇവർക്ക് രോഷമാണ്
അവർ കുടുംബവാദത്തെയും ജാതിവാദത്തെയും സ്വന്തമെന്നും അന്യരെന്നുമുള്ള കാഴ്ചപ്പാടിനെയും സ്ത്രീപുരുഷ വ്യത്യാസങ്ങളെയും ഇഷ്ടപ്പെടുന്നില്ല
ചിലപ്പോഴൊക്കെ നാം കാണാറുണ്ട് വിമാനത്താവളത്തിൽ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ ആരെങ്കിലും ക്യൂവിൽ നില്ക്കുകയും മറ്റാരെങ്കിലും അതിനിടയിൽ കയറുകയും ചെയ്താൽ ഏറ്റവുമാദ്യം അതിനെതിരെ ശബ്ദമുയർത്തുന്നത് യുവാക്കളായിരിക്കും
അങ്ങനെ വല്ല സംഭവവുമുണ്ടായാൽ മറ്റൊരു യുവാവ് ഉടൻ സ്വന്തം മൊബൈൽ ഫോണെടുത്ത് അതിന്റെ വീഡിയോ ഉണ്ടാക്കും നിമിഷങ്ങൾക്കുള്ളിൽ ആ വീഡിയോ വൈറലുമാകുന്നത് നാം കണ്ടിട്ടുണ്ട്
തെറ്റു ചെയ്ത ആൾ ഛെ അബദ്ധമായല്ലോ എന്നു വിചാരിക്കും
അതായത് ഒരു പുതിയ തരത്തിലുള്ള വ്യവസ്ഥിതി ഒരു പുതിയ രീതിയിലുള്ള കാലം പുതിയ തരത്തിലുള്ള ചിന്താഗതികൾ നമ്മുടെ പുതിയ തലമുറ വച്ചുപുലർത്തുന്നു
ഇന്ന് ഭാരതത്തിന് ഈ പുതിയ തലമുറയിൽ വലിയ പ്രതീക്ഷകളുണ്ട്
രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടത് ഈ യുവാക്കളാണ്
സ്വാമി വിവേകാനന്ദൻ പറയുകയുണ്ടായി മൈ ഫെയ്ത്ത് ഐഎസ് ഇൻ തെ യങ്ങർ ജനറേഷൻ തെ മോഡർൻ ജനറേഷൻ ഔട്ട് ഓഫ് തേം വിൽ കോം മൈ വർക്കർസ് അദ്ദേഹം പറഞ്ഞു എനിക്കു യുവ തലമുറയിലാണ് വിശ്വാസം
ഈ ആധുനിക തലമുറയിൽ
ഇവരിൽ നിന്നാണ് എന്റെ പ്രവർത്തകർ ഉണ്ടാകുന്നത്
എന്ന് അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ടായി
യുവാക്കളെക്കുറിച്ച് സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു യൌവ്വനാവസ്ഥയുടെ വില മതിക്കാനാവില്ല അത് വർണ്ണിക്കാനുമാവില്ല
അത് ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ കാലമാണ്
നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ ജീവനും നിങ്ങൾ സ്വന്തം യൌവ്വനത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണിരിക്കുന്നത്
വിവേകാനന്ദജി പറഞ്ഞതനുസരിച്ച് ഊർജ്ജവും ചലനാത്മകതയും നിറഞ്ഞവരാണ് യുവാക്കൾ അവർ മാറ്റത്തിന്റെ ശക്തി ഉൾക്കൊള്ളുന്നവരാണ്
ഭാരതത്തിൽ ഈ ദശകം യുവാക്കളുടെ വികസനത്തിന്റേതുമാത്രമാവില്ല മറിച്ച് യുവാക്കളുടെ സാമർഥ്യം കൊണ്ട് അവർ രാജ്യത്തിന് വികസനം കൊണ്ടുവരുന്നവരുമാണെന്നും തെളിയിക്കപ്പെടും ഭാരതത്തെ ആധുനികമാക്കുന്നതിൽ ഈ തലമുറയ്ക്ക് വലിയ പങ്കുണ്ടാകാൻ പോകയാണ് എന്ന് എനിക്ക് വ്യക്തമായി ബോധ്യമുണ്ട്
വരുന്ന ജനുവരി 12 ന് വിവേകാനന്ദ ജയന്തിയിൽ രാജ്യം യുവാക്കളുടെ ദിനം ആഘോഷിക്കുമ്പോൾ ഓരോ യുവാവും ഈ ദശകത്തിൽ തങ്ങളുടെ ഈ ഉത്തരവാദിത്തത്തെക്കുറിച്ച് തീർച്ചയായും വിചിന്തനം നടത്തുകയും ഈ ദശകത്തിനുവേണ്ടി തങ്ങളുടേതായ എന്തെങ്കിലും തീരുമാനം കൈക്കൊള്ളുകയും വേണം
പ്രിയപ്പെട്ട ജനങ്ങളേ കന്യാകുമാരിയിൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനത്തിലിരുന്ന വിവേകാനന്ദപ്പാറയിൽ സ്മാരകം നിർമ്മിച്ചതിന് അമ്പതു വർഷം തികയുകയാണ്
കഴിഞ്ഞ 5 ദശകങ്ങളിൽ ഈ ഇടം ഭാരതത്തിന്റെ അഭിമാനമായിരുന്നു
കന്യാകുമാരി രാജ്യത്തിനും ലോകത്തിനും ഒരു ആകർഷണകേന്ദ്രമായിരിക്കുന്നു
രാഷ്ട്രഭക്തിനിറഞ്ഞ ആധ്യാത്മിക ചൈതന്യം അനുഭവിക്കാനാഗ്രഹിക്കുന്ന എല്ലാപേർക്കും ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ് ആദരവിന്റെ കേന്ദ്രമാണ്
സ്വാമിജിയുടെ സ്മാരകം എല്ലാ മതത്തിലും എല്ലാ പ്രായത്തിലും എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകൾക്ക് രാഷ്ട്രഭക്തിയുടെ പ്രേരണയേകിയിട്ടുണ്ട്
ദരിദ്രനാരായണന്റെ സേവനമെന്ന മന്ത്രവുമായി ജീവിക്കാൻ വഴികാട്ടിയിട്ടുണ്ട്
അവിടെ പോയിട്ടുള്ളവരിലെല്ലാം ഒരു ആന്തരിക ശക്തിസ്ഫുരണമുണ്ടാവുക സകാരാത്മകമായ വികാരമുണ്ടാവുക രാജ്യത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള അഭിനിവേശമുണ്ടാവുക ഇവയൊക്കെ തികച്ചും സ്വാഭാവികമാണ്
ഈ അമ്പതു വർഷം മുമ്പ് ഉണ്ടാക്കിയ സ്മാരകം നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി കഴിഞ്ഞ ദിവസം സന്ദർശിച്ചുവന്നു
ഉപരാഷ്ട്രപതി ഗുജറാത്തിലെ വളരെ കേമമായ രീതിയിൽ രണോത്സവം നടക്കുന്ന റാൻ ഓഫ് കച്ചിൽ അതിന്റെ ഉദ്ഘാടനത്തിനു പോയിരുന്നുവെന്നതിലും എനിക്ക് സന്തോഷമുണ്ട്
നമ്മുടെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഭാരതത്തിലെതന്നെ ഇതുപോലെയുള്ള മഹത്തായ വിനോദയാത്രാ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ നിന്ന് പ്രേരണയുണ്ടാകും
നിങ്ങളും തീർച്ചയായും പോകണം
പ്രിയപ്പെട്ട ജനങ്ങളേ നാം വെവ്വേറെ കോളജുകളിൽ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നു എന്നാൽ പഠനം പൂർത്തിയാക്കിയ ശേഷം അലുമ്നി മീറ്റ് വളരെ സന്തോഷകരമായ അവസരമാണ്
ഈ പൂർവ്വവിദ്യാർഥി സംഗമത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് പഴയ ഒർമ്മകളിൽ മുങ്ങിപ്പോകുന്നു
ഓർമ്മകൾ 10 വർഷം 20 വർഷം 25 വർഷം പിന്നിലേക്കു പോകുന്നു
എന്നാൽ ചിലപ്പോഴൊക്കെ ഈ പൂർവ്വവിദ്യാർഥി സംഗമം വിശേഷാൽ ആകർഷണത്തിന് കാരണമാകുന്നു
അതിലേക്കു ശ്രദ്ധ തിരിയുന്നു രാജ്യത്തെ ജനങ്ങളുടെയും ശ്രദ്ധ അതിലേക്കു തിരിയേണ്ടത് വളരെ ആവശ്യമാണ്
അലുമ്നി മീറ്റ് പഴയ സുഹൃത്തുക്കളുമായി ഒത്തുചേരുക ഓർമ്മകൾ പുതുക്കുക എന്നതിന് അതിന്റേതായ ഒരു സന്തോഷമുണ്ട്
ഇതോടൊപ്പം ലക്ഷ്യങ്ങളും പങ്കു വയ്ക്കു എന്തെങ്കിലും തീരുമാനമെടുക്കുക ഏതെങ്കിലും വൈകാരികമായ ചായ്വ് ഇതുമായി ചേരുകയാണെങ്കിൽ ഈ സംഗമത്തിന് കൂടുതൽ നിറം ലഭിക്കുന്നു
അലുമ്നി ഗ്രൂപ്പ് ചിലപ്പോഴൊക്കെ തങ്ങളുടെ സ്കൂളിന് എന്തെങ്കിലുമൊക്കെ സംഭാവനയേകുന്നു
ചിലർ സ്കൂൾ കമ്പ്യൂട്ടറൈസ് ചെയ്യാനുള്ള ഏർപ്പാടു ചെയ്യുന്നു ചിലർ നല്ല ലൈബ്രറി ഉണ്ടാക്കി കൊടുക്കുന്നു ചിലർ നല്ല വെള്ളത്തിനുള്ള ഏർപ്പാടു ചെയ്യുന്നു ചിലർ പുതിയ മുറികളുണ്ടാക്കിക്കുന്നു ചിലർ സ്പോർട്സ് കോംപ്ലക്സിനുള്ള ഏർപ്പാടുണ്ടാക്കുന്നു
ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവസരമുണ്ടാകുന്നു
തങ്ങളുടെ ജീവിതം രൂപപ്പെട്ടിടത്തേക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാനാകുന്നതിൽ അവർക്ക് സന്തോഷം തോന്നുന്നു
ഇത് എല്ലാവരുടെയും മനസ്സിലിരിക്കുന്നു അതു വേണ്ടതുമാണ്
ഇതിനായി ആളുകൾ മുന്നോട്ടു വരുന്നു
എന്നാൽ ഞാനിന്ന് ഒരു വിശേഷാൽ അവസരമാണ് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുവാനാഗ്രഹിക്കുന്നത്
ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ബിഹാറിലെ പശ്ചിമ ചമ്പാരൻ ജില്ലയിലെ ഭൈരവ്ഗഞ്ജ് ഹെൽത്ത് സെന്ററിന്റെ കഥ കേട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു
അതു ഞാൻ നിങ്ങളോടു പറയാനാഗ്രഹിക്കുന്നു
ഈ ഭൈരവ് ഗഞ്ജ് ഹെൽത്ത് സെന്ററിൽ അതായത് ആരോഗ്യകേന്ദ്രത്തിൽ സൌജന്യമായി ഹെൽത്ത് ചെക് അപ് ചെയ്യിക്കാൻ അടുത്ത ഗ്രാമത്തിലെ ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്നു
ഇതു കേട്ട് നിങ്ങൾക്ക് തോന്നും ഇതിൽ എന്തു പുതുമയാണുള്ളതെന്ന്
എന്നാൽ ഇതിൽ പുതുമയുണ്ട്
ഈ പരിപാടി സർക്കാരിന്റേതായിരുന്നില്ല സർക്കാർ ഇതിനായി എന്തെങ്കിലും ചുവടുവയ്ക്കുകയും ചെയ്തിരുന്നില്ല
അവിടത്തെ കെ
ഹൈസ്കൂളിലെ മുൻ വിദ്യാർഥികളുടെ അലുമ്നി മീറ്റ് ഒരു ചുവടുവയ്പ്പു നടത്തുകയായിരുന്നു
അതിനവർ പേരു നല്കി
സങ്കൽപ് 95
തീരുമാനം 95 സങ്കൽപ് 95 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്കൂളിലെ 1995 ബാച്ചിലെ വിദ്യാർഥികളുടെ തീരുമാനം എന്നാണ്
ഈ ബാച്ചിലെ വിദ്യാർഥികൾ ഒരു പൂർവ്വ വിദ്യാർഥി സംഗമം വച്ചു വേറിട്ട എന്തെങ്കിലും ചെയ്യാൻ നിശ്ചയിച്ചു
മുൻ വിദ്യാർഥികൾ സമൂഹത്തിനുവേണ്ടി ചിലതു ചെയ്യാൻ നിശ്ചയിച്ചു അവർ പൊതുജനാരോഗ്യ ജാഗരൂകത എന്ന ഒരു ഉത്തരവാദിത്തം എറ്റെടുത്തു
സങ്കൽപ് 95 ന്റെ ഈ പരിപാടിയിൽ ബേതിയയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളജും പല ആശുപത്രികളും പങ്കുചേർന്നു
അതിനുശേഷം പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒരു സമഗ്ര ജനമുന്നേറ്റമാണ് നടന്നത്
ഫീസില്ലാതെ രോഗപരിശോധന സൌജന്യമായി മരുന്നു വിതരണം ജാഗരൂകത പടർത്തുക തുടർന്ന് എല്ലാത്തിനും സങ്കൽപ് 95 ഒരു ഉദാഹരണമെന്നപോലെ നമ്മുടെ മുന്നിലുണ്ട്
നാം പലപ്പോഴും പറയും രാജ്യത്തെ എല്ലാ പൌരന്മാരും ഒരു ചുവടു മുന്നോട്ടു നടന്നാൽ രാജ്യം 130 കോടി ചുവട് മുന്നോട്ടു നീങ്ങുന്നു എന്ന്
ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ പ്രത്യക്ഷത്തിൽ കാണാനാകുമ്പോൾ എല്ലാവർക്കും ആനന്ദമുണ്ടാകുന്നു സന്തോഷം തോന്നുന്നു ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ള പ്രേരണയുമുണ്ടാകുന്നു
ഒരുവശത്ത് ബിഹാറിലെ ബേതിയയിലെ പൂർവ്വ വിദ്യാർഥി സമൂഹം ആരോഗ്യസേവനമെന്ന ഉത്തരവാദിത്വമേറ്റെടുത്തു
അതേസമയം ഉത്തർപ്രദേശിലെ ഫുൽപൂരിലെ ചില സ്ത്രീകൾ സജീവമായ പ്രവർത്തനത്തിലൂടെ ആ പ്രദേശത്തിനാകെ പ്രേരണയായി
ഐക്യത്തോടെ എന്തെങ്കിലും നിശ്ചയിച്ചാൽ പരിസ്ഥിതികൾ മാറുന്നതിൽ നിന്ന് ആർക്കും തടയാനാവില്ല എന്ന് ഈ സ്ത്രീകൾ തെളിയിച്ചു
കുറച്ചു സമയം മുമ്പുവരെ ഫുൽപൂരിലെ ഈ സ്ത്രീകൾ സാമ്പത്തികമായ ഞെരുക്കവും ദാരിദ്ര്യവും കൊണ്ട് കഷ്ടപ്പെടുകയായിരുന്നു
എന്നാൽ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള ഉത്സാഹം ഇവർക്കുണ്ടായിരുന്നു
ഈ സ്ത്രീകൾ കാദിപൂരിലെ സ്വാശ്രയസംഘമായ വിമൻ സെൽഫ് ഹെല്പ് ഗ്രൂപ്പുമായി ചേർന്ന് ചെരുപ്പുണ്ടാക്കാൻ പഠിച്ചു
ഇതിലൂടെ ഇവർ തങ്ങളുടെ കാലിൽ തറച്ച നിസ്സഹായതയുടെ മുള്ള് എടുത്തുകളഞ്ഞുവെന്നു മാത്രമല്ല മറിച്ച് സ്വാശ്രയത്വം നേടി തങ്ങളുടെ കുടുംബത്തിന് ആശ്രയവുമായി മാറി
ഗ്രാമീണ ജീവനോപാധി മിഷന്റെ സഹായത്തോടെ ഇവിടെയിപ്പോൾ ആധുനിക മെഷീനുകൾ ചെരുപ്പുണ്ടാക്കുന്ന പ്ലാന്റ് തന്നെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു
ഞാൻ വിശേഷിച്ചും ലോക്കൽ പോലീസിനെയും അവരുടെ കുടുംബങ്ങളെയും അഭിനന്ദിക്കുന്നു കാരണം അവർ തങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഈ സ്ത്രീകൾ ഉണ്ടാക്കുന്ന ചെരുപ്പ് വാങ്ങി ഇവരെ പ്രോത്സാഹിപ്പിച്ചു
ഇന്ന് ഈ സ്ത്രീകളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഇവരുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്നു മാത്രമല്ല മറിച്ച് ജീവിതനിലവാരം ഉയരുകയും ചെയ്തു
ഫുൽപൂരിലെ പോലിസ് ജവാന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും കാര്യം കേൾക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ പ്രാദേശിക തലത്തിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ താത്പര്യപ്പെടണമെന്ന് ഞാൻ ആഗസ്റ്റ് 15 ന് രാജ്യത്തെ ജനങ്ങളെ ആഹ്വാനം ചെയ്തത് ഓർമ്മയുണ്ടാകും
ഇന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോടു ചോദിക്കുന്നത് നമുക്ക് പ്രാദേശിക തലത്തിൽ ഉണ്ടാക്കുന്ന ഉത്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൂടേ എന്നാണ്
ഈ ഒരു വികാരത്തിലൂടെ നമ്മുടെ സഹ ദേശവാസികൾക്ക് സമൃദ്ധിയേകാനുള്ള മാധ്യമമായി മാറിക്കൂടേ എന്നാണ്
സുഹൃത്തുക്കളേ മഹാത്മാ ഗാന്ധി ഈ സ്വദേശി വികാരത്തെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്ന ഒരു ദീപമായിട്ടാണ് കണ്ടത്
ദരിദ്രരിൽ ദരിദ്രരായവരുടെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ടുവരുന്ന ഒരു കാര്യം
നൂറു വർഷം മുമ്പ് ഗാന്ധിജി ഒരു ജനമുന്നേറ്റം ആരംഭിച്ചിരുന്നു
ഇതിന്റെ ലക്ഷ്യം ഭാരതീയ ഉത്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു
സ്വാശ്രയത്വം നേടുന്നതിനുള്ള ഈ വഴിയാണ് ഗാന്ധിജി കാട്ടിത്തന്നത്
2022 ൽ നാം സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം പൂർത്തീകരിക്കും
നാം ഏതൊരു ഭാരതത്തിലാണോ ജീവിക്കുന്നത് ആ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ലക്ഷക്കണക്കിന് സത്പുത്രന്മാർ അനേകം യാതനകൾ സഹിച്ചിട്ടുണ്ട് അനേകർ പ്രാണാഹുതി ചെയ്തിട്ടുണ്ട്
ലക്ഷക്കണക്കിന് ആളുകളുടെ ത്യാഗം തപസ്സ് രക്തസാക്ഷിത്വം എന്നിവ കാരണം സ്വാതന്ത്ര്യം ലഭിച്ചു
നാം ആ സ്വതന്ത്ര്യത്തിന്റെ നേട്ടങ്ങൾ നിറയെ അനുഭവിക്കുന്നു സ്വതന്ത്രമായ ജീവിതം നയിക്കുന്നു
രാജ്യത്തിനുവേണ്ടി ജീവത്യാഗം ചെയ്ത രാജ്യത്തിനുവേണ്ടി ജീവിതം സമർപ്പിച്ച പേരറിയുന്ന പേരറിയാത്ത അസംഖ്യം ആളുകൾ
ഒരുപക്ഷേ വളരെ കുറച്ച് ആളുകളുടെ പേരേ നമുക്കറിയൂ എന്നാൽ അവർ ആ സ്വപ്നവുമായി സ്വതന്ത്രഭാരതത്തിനുള്ള സ്വപ്നവുമായി സമൃദ്ധവും സുഖസമ്പന്നവുമായ സ്വതന്ത്ര ഭാരതത്തിനുവേണ്ടി ജീവൻ സമർപ്പിച്ചു
പ്രിയപ്പെട്ട ജനങ്ങളേ 2022 ൽ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് രണ്ടുമൂന്നു വർഷത്തേക്ക് പ്രാദേശികമായി ഉത്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളേ വാങ്ങൂ എന്ന് തീരുമാനമെടുത്തുകൂടേ ഭാരതത്തിൽ നിർമ്മിക്കപ്പെട്ട നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ കൈകകൊണ്ടു നിർമ്മിക്കപ്പെട്ട നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ വിയർപ്പിന്റെ ഗന്ധമുള്ള സാധനങ്ങൾ വാങ്ങാൻ തീരുമാനമെടുത്തുകൂടേ ഞാൻ ദീർഘകാലത്തേക്കുള്ള ആവശ്യമല്ല മുന്നോട്ടു വയ്ക്കുന്നത് 2022 വരെ മാത്രം സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷം തികയുന്നതു വരെ
ഈ കാര്യം സർക്കാർ തലത്തിലാകരുത്
ഓരോരോ ഇടങ്ങളിൽ യുവാക്കൾ മുന്നോട്ടു വരണം ചെറിയ ചെറിയ സംഘങ്ങളുണ്ടാക്കണം ആളുകളെ പ്രേരിപ്പിക്കണം കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്തണം എന്നിട്ടു തീരുമാനിക്കണം
നമുക്ക് തദ്ദേശീയ സാധനങ്ങൾ വാങ്ങാം പ്രാദേശിക ഉത്പന്നങ്ങൾക്കു പ്രധാന്യം നല്കാം രാജ്യത്തെ ജനങ്ങളുടെ വിയർപ്പിന്റെ മണമുള്ളവ അതു നമ്മുടെ രാജ്യത്തിന്റെ സുഖം പകരുന്ന നിമിഷമാകട്ടെ
ഈ സ്വപ്നവുമായി നമുക്കു മുന്നേറാം
രാജ്യത്തെ പൌരന്മാർ സ്വാശ്രയത്വമുള്ളവരായിരിക്കണം മാന്യമായി തങ്ങളുടെ ജീവിതം നയിക്കണം എന്നത് നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മഹത്തായ കാര്യമാണ്
എന്റെ ശ്രദ്ധയാകർഷിച്ച ഒരു ചുവടുവയ്പ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാഗ്രഹിക്കുന്നു
അതാണ് ജമ്മു കാശ്മീരിലെ ലഡാക്കിലെ ഹിമായത് എന്ന ഒരു പരിപാടി
ഹിമായത് നൈപുണ്യവികസനവും തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യമാണ്
ഇതിൽ 15 വയസ്സുമുതൽ 35 വയസ്സുവരെ പ്രായമുള്ള യുവാക്കളാണ് പങ്കുചേരുന്നത്
വിദ്യാഭ്യാസം എന്തെങ്കിലും കാരണവശാൽ ഇടയ്ക്കുവച്ച് സ്കൂളിലോ കോളജിലോ അവസാനിപ്പിക്കേണ്ടി വന്നവരാണ് ഇവർ
പ്രിയപ്പെട്ട ജനങ്ങളേ ഈ പരിപാടി അനുസരിച്ച് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായി പതിനെണ്ണായിരം യുവാക്കൾക്ക് 77 വ്യത്യസ്തങ്ങളായ ട്രേഡുകളിൽ പരിശീലനം നല്കിയിരിക്കുന്നു എന്നു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും
ഇവരിൽ ഏകദേശം അയ്യായിരം പേർ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നു വളരെയധികം പേർ സ്വയം തൊഴിൽ കണ്ടെത്തലിലൂടെ മുന്നേറുന്നു
ഹിമായത് എന്ന ഈ പരിപാടിയിലൂടെ സ്വന്തം ജീവിതം മാറ്റിമറിച്ച ഈ ആളുകളുടെ കേൾക്കാൻ കിട്ടിയ കഥകൾ യഥാർഥത്തിൽ ഹൃദയസ്പർശികളാണ്
പർവീൺ ഫാത്തിമ തമിഴ് നാട്ടിലെ തിരുപ്പൂർ എന്ന സ്ഥലത്ത് ഗാർമെന്റ് യൂണിറ്റിൽ പ്രമോഷനു ശേഷം സൂപ്പർവൈസർ കം കോ ഓർഡിനേറ്ററായിരിക്കുന്നു
ഒരു വർഷം മുമ്പുവരെ അവർ കാർഗിലിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത്
ഇന്ന് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു ആത്മവിശ്വാസമുണ്ടായിരിക്കുന്നു അവർ സ്വാശ്രയത്വം നേടിയിരിക്കുന്നു തന്റെ മുഴുവൻ കുടുംബത്തിന്റയും സാമ്പത്തികോന്നമനത്തിന് അവസരമുണ്ടാക്കിയിരിക്കുന്നു
പർവീൺ ഫാത്തിമയെപ്പോലെതന്നെ ഹിമായത് പരിപാടി ലേലഡാക്കിലെ നിവാസികളായ മറ്റു പുത്രിമാരുടെയും വിധിയെ മാറ്റിമറിച്ചിരിക്കുന്നു
ഇവരെല്ലാം ഇന്ന് തമിഴ്നാട്ടിലെ അതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു
ഇതേപോലെ ഹിമായത് ഡോഡയിലെ ഫിയാസ് അഹമ്മദിനും വരദാനംപോലെയാണ് എത്തിയത്
ഫിയാസ് 2012 ൽ 12ാം ക്ലാസ് പാസായെങ്കിലും രോഗം കാരണം പഠനം തുടരാനായില്ല
ഫിയാസ് രണ്ട് വർഷത്തോളം ഹൃദയരോഗവുമായി പോരാടി
ഇതിനിടയിൽ അവന്റെ ഒരു സഹോദരനും സഹോദരിയും മരണമടഞ്ഞു
ഒരു തരത്തിൽ അവന്റെ കുടുംബത്തിനുമേൽ കഷ്ടതകളുടെ മലയിടിച്ചിൽ പോലെയായിരുന്നു
അവസാനം അവർക്ക് ഹിമായത്തിൽ നിന്ന് സഹായം ലഭിച്ചു
ഹിമായതിലൂടെ ഇൻഫർമേഷൻ ടെക്നോളജി എനബിൾഡ് സെർവിസസ് പരിശീലനം ലഭിച്ചു ഇന്ന് അവൻ പഞ്ചാബിൽ ജോലി ചെയ്യുന്നു
ഫിയാസ് അഹമ്മദിന്റെ ഡിഗ്രി പഠനം കൂട്ടത്തിൽ തുടർന്നു ഇപ്പോഴത് പൂർത്തിയാകാൻ പോകുകയാണ്
അടുത്ത കാലത്ത് ഹിമായത്തിന്റെ ഒരു പരിപാടിയിൽ അവനെ സ്വന്തം അനുഭവം പങ്കുവയ്ക്കാൻ വിളിക്കുകയുണ്ടായി
സ്വന്തം കഥ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി
ഇതുപോലെ അനന്തനാഗിലെ രകീബ്ഉൽറഹ്മാന് സാമ്പത്തിക ഞെരുക്കം കാരണം പഠനം പൂർത്തീകരിക്കാനായില്ല
ഒരു ദിവസം രകീബിന് തന്റെ ബ്ലോക്കിൽ നടന്ന ഒരു മൊബിലൈസേഷൻ ക്യാമ്പിലൂടെ ഹിമായത് പരിപാടിയെക്കുറിച്ച് വിവരം കിട്ടി
രകീബ് വേഗം തന്നെ റീട്ടെയിൽ ലീഡർ കോർസ് ൽ ചേർന്നു
ഇവിടെ പരിശീലനം പൂർത്തീകരിച്ച ശേഷം അദ്ദേഹം ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്
ഹിമായത് മിഷനിൽ നിന്ന് നേട്ടമുണ്ടാക്കിയ പ്രതിഭാശാലികളായ യുവാക്കളുടെ ഉദാഹരണങ്ങൾ ജമ്മു കശ്മീരിൽ മാറ്റത്തിന്റെ പ്രതീകങ്ങളായിരിക്കുന്നു
ഹിമായത് പരിപാടി ഗവൺമെന്റ് ട്രെയിനിംഗ് പാർട്നർ തൊഴിൽ നല്കുന്ന കമ്പനികൾ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ എന്നിവർക്കിടയിൽ ഒരു മെച്ചപ്പെട്ട പൊരുത്തത്തിന്റെ മികച്ച ഉദാഹരണമാണ്
ഈ പരിപാടി ജമ്മു കാശ്മീരിലെ യുവാക്കളിൽ ഒരു പുതിയ ആത്മവിശ്വാസമുണർത്തിയിരിക്കുന്നു മുന്നേറാനുള്ള വഴിതെളിച്ചിരിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ 26ാം തീയതി നാം ഈ ദശകത്തിലെ അവസാനത്തെ സൂര്യഗ്രഹണം കണ്ടു
ഒരു പക്ഷേ ഈ സൂര്യഗ്രഹണം കാരണം മൈജിഒവി യിൽ രിപുൻ വളരെ രസകരമായ ഒരു കമന്റ് ഇട്ടു
അദ്ദേഹം എഴുതുന്നു
നമസ്കാരം സർ
എന്റെ പേര് രിപുൻ എന്നാണ്
ഞാൻ വടക്കു കിഴക്ക് വസിക്കുന്ന ആളാണ്
എങ്കിലും ഈയിടെയായി ദക്ഷിണേന്ത്യയിലാണ് ജോലി ചെയ്യുന്നത്
ഒരു കാര്യം ഞാൻ അങ്ങയുമായി പങ്കുവയ്ക്കാനാഗ്രഹിക്കുന്നു
ഞങ്ങളുടെ പ്രദേശത്ത് ആകാശം സ്വച്ഛമായിരുന്നപ്പോൾ ഞങ്ങൾ മണിക്കൂറുകളോളം ആകാശത്ത് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് ഓർമ്മയുണ്ട്
നക്ഷത്ര നിരീക്ഷണം എനിക്ക് ഇഷ്ടമായിരുന്നു
ഇപ്പോൾ ഞാനൊരു പ്രൊഫഷണലാണ്
ദിനചര്യയുടെ പ്രത്യേകത കാരണം ഇപ്പോൾ അതിനൊന്നും സമയം കണ്ടെത്താനാകുന്നില്ല
അതെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ സർ വിശേഷിച്ചും ആസ്ട്രോണമി യുവാക്കളുടെയിടയിൽ എങ്ങനെ പ്രചരിപ്പിക്കാം എന്നതിനെക്കുറിച്ച്
പ്രിയപ്പെട്ട ജനങ്ങളേ എനിക്ക് പല അഭിപ്രായങ്ങളും കിട്ടാറുണ്ട്
എങ്കിലും ഇതുപോലെ ഒരു അഭിപ്രായം ആദ്യമായിട്ടാണ് ലഭിക്കുന്നത്
ശാസ്ത്രത്തെക്കുറിച്ചും അതിന്റെ പല തലങ്ങളെക്കുറിച്ചും വിശേഷിച്ച് യുവാക്കളുടെ ആഗ്രഹപ്രകാരം എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്
എങ്കിലും ഈ വിഷയം ഇതുവരെ സ്പർശിച്ചിട്ടില്ല
ഇപ്പോൾ 26ാം തീയതി സൂര്യഗ്രഹണം നടന്നുവെന്നതുകൊണ്ട് നിങ്ങൾക്കും ഇക്കാര്യത്തിൽ വിശേഷാൽ താത്പര്യമുണ്ടായിരിക്കും
എല്ലാ ജനങ്ങളും എന്റെ യുവസഹൃത്തുക്കളെപ്പോലെ ഞാനും യുവ തലമുറയുടെ ഉത്സാഹത്തോടെ സൂര്യഗ്രഹണം കാണാനാഗ്രഹിച്ചു
എന്നാൽ ഖേദമെന്നു പറയട്ടെ അന്ന് ദില്ലിയിലും പരിസരത്തും ആകാശം മേഘാവൃതമായിരുന്നതുകൊണ്ട് ആ ആനന്ദം അനുഭവിക്കാനായില്ല
എന്നാൽ കോഴിക്കോടും ഭാരതത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കാണപ്പെട്ട സൂര്യഗ്രഹണത്തിന്റെ സുന്ദരചിത്രങ്ങൾ ടിവിയിൽ കാണാൻ സാധിച്ചു
സൂര്യൻ തിളങ്ങുന്ന വളയംപോലെ കാണപ്പെട്ടു
അന്ന് എനിക്ക് ഈ വിഷയത്തിലെ വിദഗ്ധരോടു സംസാരിക്കാൻ അവസരം ലഭിച്ചു
അവർ പറഞ്ഞത് ചന്ദ്രൻ ഭൂമിയോട് വളരെ അകലെ ആയതുകൊണ്ട് അതിന്റെ വലിപ്പം പൂർണ്ണമായും സൂര്യനെ മറയ്ക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ്
അങ്ങനെ ഒരു വലയം പോലെ ആയി സൂര്യൻ കാണപ്പെടുന്നു
ഈ സൂര്യഗ്രഹണം അന്നുലർ സോളാർ എക്ലിപ്സ് വലയഗ്രഹണം കുണ്ഡലഗ്രഹണം എന്നും അറിയപ്പെടുന്നു
നാം ഭൂമിയിൽ ജീവിച്ച് അന്തരീക്ഷത്തത്തിൽ കറങ്ങുകയാണെന്ന കാര്യം നമ്മെ ഗ്രഹണം ഓർമ്മിപ്പിക്കുന്നു
അന്തരീക്ഷത്തിൽ സൂര്യനും ചന്ദ്രനും മറ്റു ഗ്രഹങ്ങളും ഖഗോളീയ പിണ്ഡങ്ങൾ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു
ചന്ദ്രന്റെ നിഴൽ കൊണ്ടാണ് നമുക്ക് ഗ്രഹണത്തിന്റെ വിവിധ രൂപങ്ങൾ കാണാൻ കിട്ടുന്നത്
സുഹൃത്തുക്കളേ ഭാരതത്തിൽ ജ്യോതിശാസ്ത്രം അതായത് ഖഗോള വിജ്ഞാനത്തിന് വളരെ പ്രാചീനവും അഭിമാനകരവുമായ ചരിത്രമാണുള്ളത്
ആകാശത്തിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളുമായി നമുക്കുള്ള ബന്ധം നമ്മുടെ സംസ്കാരത്തോളം തന്നെ പുരാതനമാണ്
ഭാരതത്തിന്റെ വെവ്വേറെ ഇടങ്ങളിൽ വളരെ മികച്ച കാണേണ്ടതായ വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ ജന്തർ മന്ദറുകളുണ്ടെന്നു നിങ്ങളിൽ പലർക്കും അറിയമായിരിക്കും
ഈ ജന്തർമന്ദറുകൾക്ക് ആസ്ട്രോണമിയുമായി ആഴത്തിലുള്ള ബന്ധമാണുള്ളത്
മഹാനായ ആര്യഭടന്റെ വേറിട്ട പ്രതിഭയെക്കുറിച്ച് ആർക്കാണറിയാത്തത്
കാലക്രിയ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം സൂര്യഗ്രഹണത്തോടൊപ്പം ചന്ദ്രഗ്രഹണത്തെക്കുറിച്ചും വിശദമായി പറയുന്നുണ്ട്
അതും ദാർശനികവും ഗണിതപരവുമായ തലത്തിൽ അത് നിർവ്വഹിച്ചിരിക്കുന്നു
ഭൂമിയുടെ നിഴലിന്റെ കണക്ക് എങ്ങനെയാണ് കണ്ടെത്താനാവുക എന്ന് അദ്ദേഹം ഗണിതപരമായി വിശദീകരിച്ചിരിക്കുന്നു
അദ്ദേഹം ഗ്രഹണം എത്രനേരത്തേക്കുണ്ടെന്നും എത്രമാത്രമുണ്ടെന്നും കണക്കാക്കാനുള്ള വ്യക്തമായ അറിവ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു
ഭാസ്കരൻ പോലുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഈ വീക്ഷണത്തെയും ഈ അറിവിനെയും വികസിപ്പിക്കാനുള്ള ശ്രമം വളരെയേറെ നടത്തിയിട്ടുണ്ട്
പിന്നീട് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ സംഗമ ഗ്രാമത്തിലെ മാധവൻ ബ്രഹ്മാണ്ഡത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി കണക്കാക്കുന്നതിന് കാൽകുലസ് ഉപയോഗിച്ചു
രാത്രിയിൽ കാണുന്ന ആകാശം കേവലം ജിജ്ഞാസയ്ക്കുമാത്രമാല്ല വിഷയമായത് മറിച്ച് ഗണിതത്തിന്റെ വീക്ഷണത്തിൽ ചിന്തിക്കുന്നവർക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഒരു മഹത്തായ സ്രോതസ്സായിരുന്നു
കുറച്ചു വർഷങ്ങൾക്കു മുമ്പ് ഞാൻ പ്രീമോഡർൻ കുട്ചി നാവിഗേഷൻ ടെക്നിക്സ് ആൻഡ് വോയേജസ് എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയുണ്ടായി
ഈ പുസ്തകം ഒരു തരത്തിൽ മാലം എന്നയാളിന്റെ ഡയറിയാണ്
മാലം ഒരു നാവികനെന്ന നിലയിൽ എന്തനുഭവിച്ചുവോ അതിനെ തന്റെതായ രീതിയിൽ ഡയറിയിൽ എഴുതി വച്ചു
ആധുനിക യുഗത്തിൽ ആ മാലമിന്റെ ഡയറി പ്രാചീന നാവിഗേഷൻ സാങ്കേതികവിദ്യ വർണ്ണിക്കുന്ന ഗുജറാത്തിലെ കൈയെഴുത്തു പ്രതിയുടെ സംഗ്രഹത്തിൽ ആകാശത്തിന്റെയും നക്ഷത്രങ്ങളുടെയും നക്ഷത്രങ്ങളുടെ നീക്കങ്ങളുടെയും വർണ്ണനയുണ്ട്
സമുദ്രത്തിൽ യാത്ര ചെയ്യുമ്പോൾ നക്ഷത്രങ്ങളുടെ സഹായത്താൽ ദിശ നിശ്ചയിക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു
നക്ഷത്രങ്ങൾ ലക്ഷ്യത്തിലെത്താനുള്ള വഴി കാട്ടുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ ആസ്ട്രോണമിയുടെ മേഖലയിൽ ഭാരതം വളരെ മുന്നിലാണ്
നമ്മുടെ ചുവടുവയ്പ്പുകൾ പുതിയ വഴികൾ വെട്ടിത്തുറക്കുന്നതാണ്
നമ്മുടെ പക്കൽ പൂനെയ്ക്കടുത്ത് അതിബൃഹത്തായ മീറ്റർ വേവ് ടെലിസ്കോപ്പുണ്ട്
ഇതുമാത്രമല്ല കൊടൈക്കനാൽ ഊട്ടി ഗുരു ശിഖർ ഹാൻഡ്ലേ ലഡാഖ് എന്നിവിടങ്ങളിലും ശക്തങ്ങളായ ടെലിസ്കോപ്പുകളുണ്ട്
2016 ൽ ബെൽജിയത്തിലെ അന്നത്തെ പ്രധാനമന്ത്രിയും ഞാനും നൈനിറ്റാളിൽ 3
6 മീറ്റർ ദേവസ്ഥൽ ഓപ്റ്റിക്കൽ ടെലിസ്കോപ്പ് ഉദ്ഘാടനം ചെയ്തു
ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ടെലിസ്കോപ് എന്നാണ് പറയുന്നത്
ഐഎസ്ആർഒയുടെ പക്കൽ ആസ്ട്രോസാറ്റ് എന്ന പേരിലുള്ള ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ് ഉണ്ട്
സൂര്യനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിന് ഐഎസ്ആർഒ ആദിത്യ എന്നു പേരുള്ള മറ്റൊരു ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്
ഖഗോളവിജ്ഞാനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ പ്രചീനമായ അറിവാണെങ്കിലും ആധുനിക നേട്ടങ്ങളാണെങ്കിലും അവയെക്കുറിച്ച് നാം തീർച്ചയായും മനസ്സിലാക്കുകയും അഭിമാനിക്കുകയും വേണം
ഇന്നു നമ്മുടെ യുവ ശാസ്ത്രജ്ഞരിൽ നമ്മുടെ ശാസ്ത്രചരിത്രം മനസ്സിലാക്കാനുള്ള ആഗ്രഹം മാത്രമല്ല ഉള്ളത് മറിച്ച് അവർ ജ്യോതിശാസ്ത്രത്തിന്റെ ഭാവിയെക്കുറിച്ചും വലിയ ഇച്ഛാശക്തി വച്ചുപുലർത്തുന്നവരാണ്
നമ്മുടെ രാജ്യത്തെ പ്ലാനറ്റേറിയങ്ങൾ നക്ഷത്രബംഗ്ലാവുകൾ രാത്രിയിലെ ആകാശത്തെ മനസ്സിലാക്കുന്നതിനൊപ്പം നക്ഷത്രനിരീക്ഷണത്തിന്റെ ഔത്സുക്യം വികസിക്കുന്നതിന് പ്രോത്സാഹനമേകുകയും ചെയ്യുന്നു
പലരും അമച്വർ ടെലസ്കോപ്പുകൾ ടെറസ്സിലോ ബാൽക്കണിയിലോ വയ്ക്കുകയും ചെയ്യുന്നു
ആസ്ട്രോണമി ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്ന പല സ്കൂളുകളും കോളജുകളുമുണ്ട്
ഇത് വളർത്തേണ്ട ശീലമാണ്
പ്രിയപ്പെട്ട ജനങ്ങളേ നമ്മുടെ പാർലമെന്റിനെ ജനാധിപത്യത്തിന്റെ ക്ഷേത്രമെന്നാണ് നാം പറയുന്നത്
ഒരു കാര്യം ഞാനിന്ന് വളരെ അഭിമാനത്തോടെ പറയാനാഗ്രഹിക്കുന്നു
നിങ്ങൾ തിരഞ്ഞെടുത്തു വിട്ട പ്രതിനിധികൾ കഴിഞ്ഞ 60 വർഷത്തെ നമ്മുടെ നേട്ടത്തെ കടത്തിവെട്ടിയിരിക്കുന്നു
കഴിഞ്ഞ ആറു മാസത്തിൽ പതിന്നേഴാം ലോക്സഭയുടെ രണ്ടു സഭകളും വളരെ ക്രിയാത്മകമായിരുന്ന്നു
ലോക്സഭ 114 ശതമാനം പ്രവർത്തിച്ചു രാജ്യസഭ 94 ശതമാനം പ്രവർത്തിച്ചു
ഇതിനുമുമ്പ് ബജറ്റ് സമ്മേളനത്തിൽ ഏകദേശം 135 ശതമാനം പ്രവർത്തിച്ചു
രാത്രി വൈകുന്നതുവരെ സഭ നടന്നു
എല്ലാ പാർലമെന്റംഗങ്ങളും ഇക്കാര്യത്തിൽ അഭിനന്ദനത്തിന് അർഹരാണ് എന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്
നിങ്ങൾ തിരഞ്ഞെടുത്തയച്ചിരിക്കുന്ന പ്രതിനിധികൾ എട്ടു വർഷത്തെ എല്ലാ റെക്കാഡുകളും ഭേദിച്ചിരിക്കുന്നു
ഇത്രയും കാര്യം നടക്കുന്നത് ഭാരതത്തിന്റെ ജനാധിപത്യത്തിന്റെ ശക്തിയും ജനാധിപത്യത്തോടുള്ള കൂറും പരിചയപ്പെടുത്തുന്നതാണ്
ഞാൻ രണ്ടു സഭകളുടെയും അധ്യക്ഷന്മാരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ പാർലമെന്റംഗങ്ങളെയും ഈ സജീവമായ പങ്കിന്റെ പേരിൽ വളരെ വളരെ അഭിനന്ദിക്കുവാനാഗ്രഹിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിവയുടെ ഗതി ഗ്രഹണം മാത്രമല്ല നിശ്ചയിക്കുന്നത് മറിച്ച് ഇതുമായി മറ്റു പല കാര്യങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നു
സൂര്യന്റെ ഗതിയെ അടിസ്ഥാനമാക്കി ജനുവരിയുടെ മധ്യത്തിൽ ഭാരതത്തിലെങ്ങും പല ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെടുമെന്നു നമുക്കറിയാം
പഞ്ചാബ് മുതൽ തമിഴ്നാടുവരെയും ഗുജറാത്ത് മുതൽ അസം വരെയും ആളുകൾ അനേകം ഉത്സവങ്ങൾ ആഘോഷിക്കും
ജനുവരിയിൽ വളരെ കെങ്കേമമായി മകരസംക്രാന്തിയും ഉത്തരായനും ആഘോഷിക്കും
ഇതിനെ ഊർജ്ജത്തിന്റെ പ്രതീകമെന്നും കരുതുന്നു
ഈ അവസരത്തിൽത്തന്നെ പഞ്ചാബിൽ ലോഹ്ഡി തമിഴ്നാട്ടിൽ പൊങ്കൽ അസമിൽ മാഘബിഹു എന്നിവയും ആഘോഷിക്കും
ഈ ഉത്സവങ്ങൾ കർഷകരുടെ സമൃദ്ധിയും വിളവുകളുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു
ഈ ഉത്സവങ്ങൾ നമ്മെ ഭാരതത്തിന്റെ ഐക്യം ഭാരതത്തിന്റെ വൈവിധ്യം എന്നിവയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു
പൊങ്കലിന്റെ അവസാന ദിവസം മഹാനായ തിരുവള്ളുവരുടെ ജയന്തി ആഘോഷിക്കാനുള്ള സൌഭാഗ്യം ഈ രാജ്യത്തെ ജനങ്ങൾക്കു ലഭിക്കുന്നു
ഈ ദിനം മഹാനായ എഴുത്തുകാരനും ചിന്തകനുമായ തിരുവള്ളുവർജിക്ക് അവരുടെ ജീവിതത്തിന് സമർപ്പിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ 2019 ലെ അവസാനത്തെ മൻ കീ ബാത് ആണ് ഇത്
2020 ൽ നമുക്ക് വീണ്ടും കാണാം
പുതുവർഷം പുതിയ ദശകം പുതിയ തീരുമാനങ്ങൾ പുതിയ ശക്തി പുതിയ ഉത്സാഹം പുതിയ ആവേശം ഒക്കെയുമായി നമുക്കു മുന്നേറാം
തീരുമാനങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിവ് സംഭരിച്ചുകൊണ്ട് പോകാം
ദൂരമേറെ പോകാനുണ്ട് വളരെയേറെ ചെയ്യാനുണ്ട് രാജ്യത്തിന് പുതിയ ഉയരങ്ങളിൽ എത്താനുണ്ട്
130 കോടി ജനങ്ങളുടെ പുരുഷാർത്ഥത്തിന്റെ ബലത്തിൽ സാമർഥ്യത്തിന്റെ ബലത്തിൽ അവരുടെ തീരുമാനങ്ങളുടെ ബലത്തിൽ അപാരമായ ആദരവർപ്പിച്ചുകൊണ്ട് വരൂ നമുക്ക് മുന്നേറാം
വളരെ വളരെ നന്ദി വളരെ വളരെ ശുഭാശംസകൾ